game കൾ ഒക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം cinema യാണെങ്കിൽ അങ്ങനെ ചെയ്യാം യാത്ര സൗകര്യങ്ങൾ ആണെങ്കിൽ അങ്ങനെ കുടുംബക്കാരും ആയിട്ടുള്ള സമയം ചെലവഴിക്കൽ ആണെങ്കിൽ അങ്ങനെ ഇപ്പോ ഈ ഭക്ഷണം ആയിട്ട് നോക്കിയാണെങ്കിൽ ചിലവര അതൊരു hobby ആയിട്ട് വരെ കണക്കാക്കുന്നുണ്ട്.

അഹ് കഴിച്ച് review പറഞ്ഞ് ആഹ് അഹ് മറ്റുള്ളവരെയും കൂടി ആഹ് ഒരു entertainment രീതിയിലേക്ക് നയിക്കുന്നതാണ് അവരുടെ ലക്ഷ്യം ആഹ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ രീതിയിൽ ഭക്ഷണങ്ങളെക്കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ്.

entertainment എനിക്ക് മറ്റ് പറയാനുള്ളത് യാത്രയെക്കുറിച്ച് തന്നെയാണ് നമ്മളീ ഈ, ഈ ഇന്ത്യയിലും ആഹ് മറ്റു രാജ്യങ്ങളിലും ഉപരി നമ്മള് ഭൂമിയിൽനിന്ന് വെളിയിൽ പോയി യാത്ര ചെയ്യുന്ന ഒരു അഹ് വിനോദമാണ് നമുക്കിവിടെ പറയാൻ സാധിക്കും. ഇപ്പോൾ എൻടെ ഒരു സുഹൃത്ത് ഉണ്ട് ആദിത്യ എന്നാണ് പേര് ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ വീടിൻറെ അടുത്തുള്ള school ൽ ഉള്ള ഒരു friend ആണ്. അഹ് അവള് ഇതുപോലെ വിനോദത്തിനായി ഒരു മാ ചന്ദ്രനിലെക്കാണ് പോയത് air ലാണ് ചന്ദ്രനിലേക്കാണ് പോയത്. ഒരു നല്ലൊരു trip തന്നെ ആയെന്നാണ് എന്നോട് അവസാനം കണ്ടപ്പോൾ പറയാൻ സാധിച്ചത്. അഹ് ചന്ദ്രൻ അഹ് പൊ കാണാൻ സാധിച്ചു. വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് achieve ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളിൽ ഒന്നാണത്. അവൾ ഇങ്ങനെ rocket ൽ എല്ലാം കേറി അനുഭവങ്ങളെല്ലാം

പോയിരുന്നത് അതോ അഹ് എങ്ങനത്തെ ഒരു എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വിനോദത്തിലേക്ക് അ അവള്‍ക്ക് അഹ്

ആ എൻടെ കൂട്ടുകാരി ആദിത്യ ഒറ്റയ്ക്കല്ലായിരുന്നു. അവളുടെ ഭാ ഭാവി ഭർത്താവും ഇന്നത്തെ boy friend മായ ആസിഫ് എന്നൊരു സുഹൃത്തും അഹ് ഒപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടിയാണ് പോയത് എന്നാണ് അവൾ പറഞ്ഞത് താങ്കൾ ഇനി പറയൂ താ അങ്ങനെ ചന്ദ്രനിലേക്ക് അങ്ങനത്തെ ഉള്ള ഒരു mega രീതിയിലുള്ള ഒരു അഹ് വിനോദത്തിലേക്ക് ആരും പോയിട്ടില്ല പക്ഷേ ആഹ് എനിക്കൊരു കൂട്ടുകാരിയുണ്ട് അഹ് സെഫലാന ആയിരുന്നു പേര് പക്ഷേ വിനോദങ്ങളിൽ പ വിനോദങ്ങളെ വളരെ രീതിയിൽ പ്രേമിച്ച രീതി പ്രേമം എന്നുള്ള രീതിയിൽ കണ്ടുവരുന്ന ഒരു കൂട്ടുകാരിയായിരുന്നു അത്.

അഹ് ഇവൾക്ക് മറ്റേ കാനഡയിൽ എന്തോ അതിനുശേഷം ഉള്ള course ന് പോണം അതൊരു വിനോദമായിട്ടാണ് പഠിത്തവും ഈ കൂട്ടുകാരി ഒരു വിനോദമായിട്ടാണ് കണ്ടെത്തിയിരുന്നത്. അഹ് അവളുടെ അഹ് boy friend അതായത് ഷാമില്, അഹ് വെറും ഒരു ഊള ആയതുകൊണ്ട് തന്നെ അവളെ വിടാൻ ആയിട്ട് ആദ്യം അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല.

തയ്യാറെടുപ്പിലായിരുന്നു അവൾ ILTT എഴുതാനുള്ള ഒരു തയ്യാറ് എടു എടുത്തായിരുന്നു. നാലുവട്ടം പരീക്ഷ എഴുതി പൊട്ടി എന്നാണ് കേട്ടത് അപ്പോ അഹ് entertainment പല രീതി എടുക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇങ്ങനത്തെ വിഭാഗത്തിനോട് എന്താണ് താങ്കള്‍ക്ക് പറയാനുള്ളത്. ഗോപാൽ അത് വളരെ വിഷമമേറിയ കാര്യമാണ് ഇങ്ങനെ അഹ് ഒരു വിനോദയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യം. അഹ് വളരെ വിഷമം എറിയതും ദുഃഖവുമായ കാര്യമാണ് നമ്മൾ well organized ആയിരിക്കണം. അതാണ് നമുക്ക് ഇതിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. പിന്നെ അഹ് ഇതിൽനിന്ന് പറയുമ്പോൾ വിനോദയാത്രയും ബന്ധപ്പെട്ട ഒരു കാര്യമാണ്

ഈ വിനോദയാത്രയിൽ നമ്മൾ ദൂരെ പോകുമ്പോൾ നമുക്കിവിടെ car accident അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാനുള്ള വളരെ വലിയ ഒരു സാധ്യതയാണ് അവിടെ ഉണ്ടാവുന്നത്. car accident ഉണ്ടാവാം മറ്റു വന്യജീവികള്‍ ആക്രമിക്കാം അഹ് എന്നുള്ള പ്രശ്നങ്ങൾ താങ്കൾക്ക് ഇതിൽ നിന്നും വല്ല അനുഭ എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം ആഹ് കുടുംബപരമായിട്ട് വിനോദയാത്രയ്ക്ക് ഊട്ടിയിൽ പോയപ്പോൾ ആഹ് ഞങ്ങൾ അവിടുത്തെ ചുരം ഇറങ്ങി വരികയായിരുന്നു.

പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള അതിൽ നിന്ന് വരാവുന്ന ഒരു അപകടം നമ്മ കരുതിയിട്ട് വേണം നമ്മൾ ചെ വിനോദയാത്രകളിലേക്ക് ഒരുങ്ങാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾക്ക് എന്തെങ്കിലും ഇതെപടി അഹ് അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടില്ല but എന്‍ടെ ഒരു സുഹൃത്ത് ഇതേപോലെ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആഹ് അവൻ ഇതേപോലെ വലിയ യാത്രക്കാരൻ ഒക്കെ ആയിരുന്നു. ആഹ് ഉം അവൻ ഇതേപോലെ ദൂരെ ഒരു യാത്ര പോയി അഹ് കേരളത്തിൽനിന്ന് cycle ചവിട്ടി അവൻ കാശ്മീര് വരെയും പോയി അവൻ പക്ഷേ അവൻ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. പക്ഷേ അവനെ ആ സുഹൃത്തിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കാരണം ആ സുഹൃത്ത് mentally കുറച്ച് stable അല്ലാത്ത ഒരു സുഹൃത്തായിരുന്നു.

കാരണം ഈ തലയ്ക്ക് പാടില്ലാത്ത സുഹൃത്തിന് ഇവൻറെ അനിയത്തിയെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഇവൻ ഈ ഹിമാലയത്തിൽ cycle ചവിട്ടിപോകുന്നതോടെ ഇവൻ ഈ തലയ്ക്ക് പാടില്ലാത്ത സുഹൃത്ത് ഇവൻറെ പുറകെ തന്നെ പോകുന്നു എന്നിട്ട് last രണ്ടുപേരും കൂടി അഹ് ഹിമാലയത്തിൽ എത്തുന്നു. അഹ് അതിൽ ഉപരി ഒരു സന്തോഷം വരുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും തിരിച്ച് അഹ് പരസ്പരം അറിയുകയും അങ്ങോട്ടുമിങ്ങോട്ടും നഷ്ടപ്പെടാനും സാധി സാധിക്കുന്നു. വെറുപ്പെല്ലാം അവിടുന്ന് ഒഴുകുന്നു. ഇതെല്ലാം വിനോദത്തിന്‍ടെ ഒരു ഭാഗമാണ് അങ്ങനെ ചെയ്യുന്നതോടെ ഇതെല്ലാം ആഹ് ഓ ശരിയാകുന്നാ

അത് തന്നെ ആണ് എനിക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു മാർഗമാണ് ഈ വിനോദയാത്ര അഹ് എന്ന് പറയുന്ന കാര്യം അഹ് യാത്ര മാത്രമല്ല ഈ വിനോദത്തിൽ പെടുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യര്‍ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ tens ആയിട്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെ ഒന്ന് അതിനകത്ത് ഒന്ന് ഒഴിവായി നമുക്ക് ഒന്നും free ആവാനുള്ള ഒരു വഴിയാണ് ഈ വിനോദം ഈ യാത്ര എല്ലാം അതിൽ നമുക്ക് പെ പെടുത്താൻ സാധിക്കും. എനിക്ക് ഇതിൽ നിന്നും തോന്നിയിരിക്കുന്നത് താങ്കൾക്ക് ഇങ്ങനെ വല്ല അനുഭവങ്ങളോ എന്തെല്ലും എനിക്ക് അങ്ങനെ പറയുകയാണെങ്കില്‍ അഹ് കൂട്ടുകാരന്മാരായിട്ട് പോകുന്ന വഴിക്ക് ഓരോരുത്തരും പണിമുടക്കി അവിടെ ഇവിടെ എങ്കിലും ഒക്കെ ആയിട്ട് അവര് ഉടക്കി നിക്കാറുണ്ട്. പിന്നെ പിന്നെ അവർക്ക് ഒരു വല്ല ഭക്ഷണങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് കാലുമാറി ആയിരിക്കും വരുന്നത് അപ്പോ അങ്ങനത്തെ രീതിയിലുള്ള ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാരായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അവരുമായിട്ടൊക്കെ

അപ്പോ താങ്ക് താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നാവുന്നത്. എന്താണ് വേറെ വി വിനോദങ്ങളെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് ഈ അവസാന നിമിഷത്തിൽ അഹ് മറ്റു വിനോദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ online വഴിയുള്ള അഹ് entertainment ആണ് അടുത്ത എനിക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്നത് ഈ കൂട്ടത്തോടെ ഒരുമിച്ചിരുന്ന് അഹ്

അഹ് time പോകാൻ മറ്റും നല്ലൊരു വഴിയാണ് കാരണം ഇന്ന് നാട്ടിൽ അധികം പറമ്പുകളും ഒന്നുമില്ല അവർക്ക് അന്നേരം കളിക്കാനുള്ള വഴി കുറവാണ്. അഹ് പിന്നെ കുളങ്ങളെല്ലാം ഇന്ന് വറ്റിക്കുന്നതോടെ അവർക്ക് കുളിക്കാനുള്ള വഴി കുറയുന്നു. കളി ഇങ്ങനെ കൂട്ടത്തോടെ പോയി ആസ്വദിച്ച് ഇങ്ങനെ time ഒക്കെ ചെലവഴിക്കാൻ അഹ് പിന്നെ ആ പിന്നെ നമ്മുടെ കേരളത്തിലെത്തെ ഇന്നത്തെ അഹ് climate എന്നുപറയുന്നത് വളരെ ചൂടേറിയ സമയമാണ്. അഹ് കുട്ടികളെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൊള്ളലേക്കുന്നവരെ അവസ്ഥ ഇന്നത്തെ നാ ഇന്നത്തെ അഹ് അവസ്ഥയിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടുതന്നെ അവർക്കും നല്ലൊരു വഴിയാണ് ഈ മൊ phone ൽ കളി കിട്ടുന്ന വിനോദങ്ങളെല്ലാം എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അഹ് താങ്കൾക്ക് എന്താണ് ഈ ഈ online വഴി നമുക്ക് mobile ലൂടെ നമുക്ക്

instagram അങ്ങനത്തെ എന്തേലും ആകാം game കൾ ആകാം ആഹ് എന്തേലും വേറെ വല്ല നമ്മള്‍അപ്പ online ലൂടെ പലവരെയും പുറത്തുള്ള രാജ്യങ്ങളിലുള്ളത് ആഹ് നമ്മൾ കാണാത്തതായിട്ടുള്ള അപരിചിതമായിട്ട് നമുക്ക അപ്പോ അവരെയൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോഴും അവരുടെ ഒപ്പം നമ്മൾ സമയം spend ചെയ്യുമ്പോഴും നമ്മൾ അതൊരു വിനോദ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അഹ് ചിലവർക്ക് അങ്ങനെ അഹ് ഇപ്പോ online ആയിട്ട് meet ചെയ്ത ഒരാളായിട്ട് സല്ലപിക്കാനും അവരും ആയിട്ട് സമയം spend ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലവർ അവരുടെ friends നെ വരെ മറന്നു വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെ അവരെ അങ്ങ അങ്ങനത്തെ ഉള്ളവരെയൊക്കെ ഞാൻ എതിരാണ് കാരണം അഹ് friends കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരാണെന്ന് ആണ് എൻടെ ഒരു അഭിപ്രായം എന്നാലും പോട്ട അഹ് അങ്ങനെ ഉള്ള രീതിയിൽ സമയം spend ചെയ്യുന്നത് അഹ് ഒരു നല്ല രീതിയിലുള്ള ഒരു വിനോദം ആണെന്നാണ് നിക് എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കും ഇതുതന്നെയാണ് പറയാനുള്ളത് ഈ online ലൂടെ പരിചയപ്പെടുന്ന ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു അത് വളരെ ഒരു തെറ്റാണ് കാരണം നമ്മുടെ ഒപ്പമുള്ളവരെ മറന്നു അഹ് online ലൂടെ ലഭിക്കുന്ന കൂട്ടുകാരുടെ ഒപ്പം പോകുന്നത് വളരെ ഒരു ദുസ്സഹനവും ദുർഗണകരവുമായ കാര്യമാണ്. അഹ് അഹ് അതിലുപരി നമുക്ക് നമ്മുടെ ഒപ്പമുള്ള കൂട്ടുകാരോടൊപ്പം തന്നെ നമുക്ക് പലസ്ഥലത്ത് പോകാൻ പറ്റും. ദൂരെ നമുക്ക് പോകാം പല രീതിയിൽ നമുക്ക് ആസ്വദിക്കാം അങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും ഈ online ഉള്ളവർക്ക് നമുക്ക് ആകെ ആവ്

കൂട്ടുകാരായിട്ട് പോകാമെന്ന് പറയുമ്പോൾ താങ്കൾ അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ചുരുക്കി പറയാമോ?

അഹ് പ്രശ്നമെന്ന് എനിക്കിവിടെ തോന്നുന്നു. അതെല്ലാം ഒന്നിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ പ്രായം ഒരു പ്രശ്നമാണ് ഇതെല്ലാം ആണ് ഒരു പ്രശ്നം ഇതെല്ലാം ശരിയാവുകയാണെങ്കിൽ വളരെ നല്ലൊരു തീരുമാനമായിരിക്കും ഒന്നിച്ചൊരു യാത്ര ദൂരത്തേക്ക് ഒരു യാത്ര പോവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്

വിനോദയാത്രയ്ക്ക് പോവുകയാണെങ്കിൽ അവരുടെയും നമ്മുടെയും സന്തോഷമാണ് നമ്മൾ മുൻഗണനയിട്ട് കാണുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ അതിനാണ് ആദ്യം priority കൊടുക്കേണ്ടത്

എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു relief കുറെ നേരമായി ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്നൊരു relief ആയിട്ട് നമുക്ക് വിനോദങ്ങളെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ പല സ്ഥലത്തായി പല രീതിയിൽ വിനോദം നമുക്ക് ലഭിക്കുന്നതാണ് അവിടെയൊക്കെ പോയി നമുക്ക് നമ്മുടെ സമയം spend ചെയ്യാം നമ്മുടെ government നമുക്ക് അതിനുവേണ്ടി പല സൗകര്യങ്ങളും ചെയ്തുതരുന്നുണ്ട്. അതുകാരണം നമുക്ക് നമ്മുടെ time spend ചെയ്യാനും നമ്മള് relax ചെയ്യാനും നമ്മ പ മനുഷ്യർ തമ്മിലുള്ള ബന്ധം പുപുപുലർത്താനും പപറ്റിയ ഒരു രീതിയാണ് വിനോദം എനിക്ക് ഇന്നിവിടെ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനും mister അരുണും തമ്മിലുള്ള സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.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

Seventh ഉം Eighth ഉം അല്ലെങ്കില് എന്തപറയ എട്ടാം Class ലേക്ക് വരെ ലെ Seventh വരെ നിങ്ങൾക്ക് All promotion ആ എല്ലാരേയും Pass ആക്കി വിടും ലെ All pass ആണ് പക്ഷെ നിങ്ങള് എട്ടാം Class ല് അല്ലെങ്കില് എട്ടാം Class എല്ലാവരെയും ഇതുപോലെ All pass ആക്കി വിടുമോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളെല്ലാവരും Pass ആകുമെന്ന് അങ്ങനെ തോന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണമായും എല്ലാവരെയും Pass ആക്കി വിടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ അങ്ങനെയൊരു ചിന്ത ഇണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചോ കുട്ടികളെ നിങ്ങളെ തോൽപ്പിക്കാനുള്ള അധികാരം നിങ്ങളെ Teachers ന് ഇണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പഠിക്കാതെ ആരും തന്നെ എന്തിനു പോണ്ടതില്ല

Okay so നമുക്ക് Class തൊടങ്ങിയാലോ ഇനി നമ്മള് കൂടുതലൊന്നും പറയണ്ടതില്ല Class ലേക്ക് കടക്കാം ലെ പ്രധാനപ്പെട്ട കൊറച്ച് Questions ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് Okay ഇന്നലെ ഇന്നലെ എന്താണ് ഒരുപാടാൾക്കാര് ഇവിടെ ഇണ്ടായിരുന്നു ലെ അപ്പൊ അതിനേക്കാൾ കൂടുതൽ ആൾക്കാര് ഇന്ന് Minimum വേണ്ടേ നിങ്ങള് കൊണ്ട് വരൂലേ ഇല്ലെങ്കില് വേ നമ്മള് പറയൂല ചത്തന്മാരവരെ കൊണ്ടുവരും ന്ന് പറഞ്ഞപോലെ നിങ്ങള് വേഗം പോയിട്ട് ആൾക്കാരെയൊക്കെ കൊണ്ട് വാ നിങ്ങള് ചാത്തമ്മാരല്ല നിങ്ങള് നല്ല അടിപൊളി കുട്ടികളാണ് എനിക്കറിയാം അത്രയേറെ സ്നേഹള്ള കുട്ടികളാണ് നിങ്ങള് എട്ടാം Class കാരമ്മാര് എപ്പഴും ഫസിൽ Sir പറയാറുണ്ട് Class ല് ലെ എറ്റോം രസകരമായിട്ട് Class എടുക്കാൻ പറ്റുന്ന Class ആണ് ലെ ഇപ്പൊത്തന്നെ നമ്മള്ഏകദേശം Two k അടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ Three k ഓ Four k ഓ Five k ഓ ഒക്കെ എന്താക്കാം നമുക്ക് ലെ തകർത്തടിക്കാം യാസി മോനെ എന്താണതില് സംശയം Okay അപ്പൊ നമുക്ക് Class തൊടങ്ങാം അല്ലെ നമുക്ക് Class തൊടങ്ങാം അല്ലെ Okay so നോക്കു നിങ്ങള് ഇപ്പൊ നമ്മള് Already two k ആയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം ഇനിയും ആളുകള് കൂടും എന്നെനിക്കറിയാം നിങ്ങൾ മിടുക്കന്മാരാണ്

So തീർച്ചയായിട്ടും അസിൻ റോയി എന്തെയ്യ അതിൻറെ ലെ MD നമ്മടെ Technical team ഉമായിട്ട് ലെ Contact ചെയ്യ തീർച്ചയായിട്ടും നിനക്കുള്ള സമ്മാനം ലഭിക്കുന്നതാണ് അതുപോലെ ഈ Class ൻറെ അവസാനം നിങ്ങൾക്കൊരു Question ഇണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങള് അഥവാ എന്നോട് മറന്നോയ നിങ്ങള് ചോദിക്കൂലേ Question നമുക്ക് എന്തെയ്യാം Set ചെയ്യേണ്ടതായിറ്റുണ്ട് So okay Okay okay okay so നമുക്ക് Class ഇനി ആരംഭിക്കാം അല്ലെ ലെ നമ്മളെ മറ്റേ Cinema ല് ചോദിക്കും പോലെ ലെ ആരംഭിക്കലമാ എന്ന് ചോദിക്കുന്ന പോലെ നമുക്കൊന്ന് ആരംഭിച്ച് നോക്കേണ്ട ശരി അപ്പൊ ആദ്യത്തെ ചോദ്യം ലെ ഈ ചോദ്യം ഒരു Previous year question previous year question നെ നമ്മള് PYQ എന്ന് വിളിക്കാറുണ്ട് ലെ Previous year question എന്ന് വിളിക്കാറുണ്ടോ ഇതിൻറെ Answer ഇതിൻറെ Answer എത്ര പേർക്ക് Comment ചെയ്യാൻ പറ്റുംന്ന് നോക്കട്ടെ നിങ്ങൾ Power ആണോ Powerful ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം Okay നോക്കു നിങ്ങള് നിങ്ങക്ക് അറബിക്കും സംസ്കൃതോം ഒക്കെ എന്താണ് നൽകാനുള്ള എന്താണ് അത് Class ൽ ഇണ്ടാവും എന്ന് തന്നെയാണ് So നോക്കു നിങ്ങള് ഈ ചോദ്യം ഇതാണ് Write the name of some mesolithic sites of india ഇന്ത്യയിലെ മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഏതെല്ലാം രണ്ട്‍ കേന്ദ്രങ്ങളാണ് ഇതിൻറെ Answer പറയേണ്ടത് എത്ര പേർക്ക് പറ്റും എന്നുള്ളത് എനിക്കിപ്പോ കാണണം Come on everybody ഇത് പറയാൻ പറ്റുന്ന ആൾക്കാര് പുലികളാണ് അല്ലെങ്കിൽ പുപ്പുലികളാണ് Okay നമുക്ക് നോക്കാം അല്ലെ

നിങ്ങള് പറയും രണ്ടേ രണ്ട് സ്ഥലങ്ങളാണ് ഒരു സ്ഥലത്തിൻറെ പേര് ഭഗോർ അല്ലെങ്കിൽ ഭാഗർ എന്ന് പറയും അതെവിടെയാണ് രാജസ്ഥാനാണ് കേട്ടിട്ടുണ്ടോ നിങ്ങള് രാജസ്ഥാനില് പോയിട്ടുണ്ടോ ലെ മരുഭൂമിയും ഒട്ടകത്തിൻറെ പൊറത്തൊക്കെ ഒട്ടകത്തിൻറെ പൊറത്തു കേറാൻ ഇവിടെ നമ്മുടെ കോഴിക്കോട് Beach ലൊക്കെ പോയാൽ അവിടൊക്കെ കോഴിക്കോട് Beach ൽ ഒട്ടകൊണ്ടോ അല്ലെങ്കിൽ കുതിരയാണോ ഉള്ളത് ആഹ് Okay yes Okay രണ്ടാമത്തെ സ്ഥലം മധ്യപ്രദേശിലുള്ള ആധംഗഡ്‌ ആണ് അധം ഗർഹ് എന്ന് നമുക്ക് വേണെങ്കിൽ ഇതിനെ പറയാൻ സാധിക്കും ഇതെല്ലാവരും Correct ആക്കൂലേ ഇതെനി ആരെങ്കിലും തെറ്റിക്കുമോ ഇതെനി ആരെങ്കിലും തെറ്റിക്കുമോ ഇല്ല രണ്ട് Mark അല്ലെങ്കില് ഒരു

ഒരു One word mark കൂടി നമുക്കെന്തെയ്യം ലെ കൊറച്ച് One word questions ഒക്കെ നമ്മള് ഇതിൻ്റെത്ത് പറഞ്ഞ് പോകും ചോദ്യമിതാണ് The lake village in dash dash എന്നുവെച്ചാല് Dash dash okay give some example of the എന്താണ് Technological ലെ Technological progress of the neolithic land നവീന ശിലായുഗത്തെകുറിച്ച് തെളിവ് ലഭിച്ച ലെ തടാക ഗ്രാമങ്ങൾ ഏത് രാജ്യത്താണ് പറയാൻ പറ്റോ പറയാൻ പറ്റോ പറയാൻ പറ്റോ പറഞ്ഞിറ്റില്ലെങ്കിൽ ഇതാദ്യം പറയുന്നവൻ ഏറ്റോം മിടുക്കന് രണ്ടാമത് പറയുന്നവൻ എന്താണ് ലെ ബഹുമിടുക്കാൻ പിന്നെ പറയുന്ന ആളെന്താണ് ആഹ് കില്ലാഡി ആരാ നമുക്ക് നോക്കാം ആരാണ് ഏറ്റോം മികച്ച ആളെന്ന് നമുക്ക് നോക്കാം Yes ഇവിടെ ജോഷി നാദ് Teams ഉം അതുപോലെ തന്നെ ഞാൻ പേരിവിടെ വായിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ അത് പോവുന്നുണ്ട് അതെവിടെയാണ് ലെ Lake village അല്ലെങ്കിൽ തടാക ഗ്രാമങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ Its in സ്വിസ്സർലാൻഡ്

AC ക്ക് തണുപ്പില്ല നല്ല ചൂട്ണ്ട് Okay അല്ലല്ല Sorry പാട്ട് മാറി പോയി നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി കേട്ടിട്ടില്ലേ ആ Cinema യിലോക്കെ ദുൽക്കർ സൽമാനും സണ്ണി വെയിനൊക്കെ ലെ അവരിങ്ങനെ കാസിം വസിം കൂടി പോകുന്നത് നിങ്ങള് കണ്ടിട്ടില്ലേ

Okay നിങ്ങൾക്ക് കൂടുതല് ആൾക്കാർക്ക് ആഗ്രഹ്ണ്ടെങ്കിൽ ഞാ നിങ്ങക്കൊരു idea പറയട്ടെ ഇന്ത്യയിലെ ഒരുപാട് Institutions ല് ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഇവിടെ നിക്കുന്ന സമയത്ത്ന്നൊരു എട്ടാം Class ല് പഠിക്കുമ്പോ നിങ്ങള് അങ്ങോട്ട് പോവൂലെ നിങ്ങളെ വീട്ടീന്ന് വിടൂന്ന് ഒരു പ്രതീക്ഷയും നിങ്ങള് വെക്കണ്ട കുറച്ചൂടെക്കെ നിങ്ങള് മുതിരുന്ന സമയത്ത് നിങ്ങക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലോക്കെ ചെയ്യാൻ സാധിക്കുമ്പോ നിങ്ങളെന്തെയ്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട Institution ലോക്കെ പോയി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റുംന്ന പറയുന്നെടാ അവിടുന്ന് എന്തെയ്യൻ പറ്റും അവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ലെ പുതിയ പുതിയ ആളുകളെ കണ്ടുമുട്ടനൊക്കെ നിങ്ങൾക്ക് സാധിക്കും Okay നമ്മുടെ ഈ Geography അല്ലെങ്കിൽ നമ്മുടെ Social എടുക്കുന്ന Sir ഇല്ലേ ഫസിൽ Sir നിങ്ങക്ക് ഫസിൽ Sir നെ അറിയില്ലേ ഫസിൽ Sir നെ അറിയില്ലേ നിങ്ങക്ക് Okay ഞാനും ഫസിൽ Sir ഉം ഒക്കെ ആരൊക്കെ ഞാനും ഫസിൽ Sir ഉം പണ്ട് പഠിച്ചത് എവിടെയാണ് ഹൈദരാബാദ് University ലാ പഠിച്ചെ Okay ഞാൻ എന്താണ് History ആണ് പഠിച്ചിറ്റ്ള്ളത് ആഹ് നമ്മുടെ ഫസിൽ Sir പഠിച്ചിറ്റിള്ളത് Atmospheric science ഒരു Geography ഒക്കെ Base ചെയ്തിട്ടുള്ള സാധന Okay എന്തായാലും ഞങ്ങള് പഠിച്ച സമയത്താണ് നമ്മളെ ജീവിതത്തില് ഒരുപാട് യാത്രകള് നടത്തീട്ടുള്ളത് Okay നമ്മളൊരു ആവേശത്തിൻറെ പുറത്ത് ഈ ഫസിൽ Sir ഒരു ദിവസം ഞങ്ങള് പഠിക്കണ സമയത്ത് Okay പഠിക്കണ സമയത്ത് ഫസിൽ Sir നെ അറിയില്ലേ നിങ്ങക്ക് ഫസിൽ Sir നെ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന്

ആഹ് എനിക്കറിയാം നിങ്ങളൊക്കെ പുലികളാണ് കില്ലാഡികളാണ് Okay നമുക്കിപ്പൊ Two point seven ഉണ്ട് നമുക്കത് Three ഒന്ന് ആക്കിയ മതി നമുക്കത്രയൊക്കെ ആഗ്രഹേ ഉള്ളു നിങ്ങക്ക് പറ്റും so അപ്പൊ നമ്മള് പറഞ്ഞതെന്താ Okay നമ്മുടെ ഫസിൽ Sir ഉം ഞാനും കൂടി പഠിച്ച് കഴിഞ്ഞ് അവസാന സമയത്ത് ഞങ്ങക്കൊരു എനിക്കൊരു വണ്ടിയുണ്ട് നമ്മളെ ചെറിയൊരു Bike അപ്പൊ ഫസിൽ Sir ചോയിച്ചു നമുക്കി Bike ഉമായിട്ട് നാട്ടിലേക്ക് ഓടിച്ച് പോയാലോ അപ്പൊ ഞാന് ഏതോ ഒരാവേശത്തിൻറെ പേരിൽ മൂപ്പരോട് പറഞ്ഞു ആ നമുക്ക് പോകാം ആഹ് ഈ ഫസിൽ Sir ന് ആണെ എന്തില്ല License കിട്ടീട്ടില്ല അന്ന് വല്യ മൂക്കും മുണ്ടൻ ആയിറ്റ് വലുതായിറ്റ് പക്ഷെ എന്ത് കിട്ടീട്ടില്ല ഈ പറഞ്ഞ പോലെ License കിട്ടീട്ടില്ല അങ്ങനെ അവസാനം മൂപ്പര് ആവേശപ്പൊറത്ത് ഞങ്ങള് രണ്ട് പേരും Bike ഉം എടുത്തിട്ട് പോരാൻ തൊടങ്ങി കൊറച്ചൊരു ഇരുനൂറ് Kilometer ഏകദേശം ഹൈദരാബാദിന്ന് അവിടെ എന്താണ് കോഴിക്കോടേക്ക് Thousand അല്ലെ ആയിരത്തിനടുത്ത് Kilometer ഇണ്ട് Okay അപ്പൊ യാത്രകള് തൊടങ്ങിയപ്പോ വല്യ പ്രശ്നോ ഒന്നുല്ല ഒരു ഇരുനൂറ്റമ്പത് Kilometer വണ്ടി ഓടിച്ചപ്പഴ്ത്തേക്ക് രണ്ട് പേർക്കും വല്ലാതെ Tired ആയി അവസാനം നാട്ടില് എന്തായാലും Full full tank petrol ഒക്കെ അടിച്ച് എറങ്ങിയതാണ് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങള് ആ വണ്ടി എടുത്ത് നാട്ടിലേക്ക് പൊന്നൂന്ന് ഉള്ളതാണ് പക്ഷെ ഞാൻ പറയുന്നത് നമ്മള് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പഴാണ് ഇന്ത്യയിലെ Premium institute ലുള്ള Government ൻറെ സ്ഥാപനങ്ങളില് നമ്മൾ വളരെ കൊറഞ്ഞ Fees ലോക്കെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് Friends നെ ഉണ്ടാക്കാൻ പറ്റും പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ ആളുകളൊക്കെ പരിചയപ്പെടാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ താൽപ്പര്യം ഉള്ള ആൾക്കാരാണോ IIT കളിലും NIT കളിലും ലെ JNU പോലുള്ള ലെ ഹൈദരാബാദ് പോലുള്ള ജാമിയ പോലുള്ള ലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ Institutions ല് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാര് ലെ ഇവിടെ നമുക്കെന്താണ് ഒരു ഒരു ഒരു എന്ത് Emoji യ ഇട പുതിയ ഒരു Variety emoji ഇട്ടേ പഠിക്കാൻ ആഗ്രഹം ഉള്ള ആൾക്കാര് ഏതാടാ ആഹ് Powerful ആയിട്ട് ഈ Emoji ഇട്ടെടാ കാണട്ടെ എത്ര പേർക്ക് ആഗ്രഹം ഇണ്ടെന്ന് അല്ലെ ചുമ്മാ ഈ പറഞ്ഞോട്ട് എൻറെ Class ഒക്കെ കേട്ട് ലെ ആഹ് ഇനി അതൊന്നും വേണ്ടാന്ന് പറയുന്ന ആൾക്കാരാണോ പുതിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ Exam ൻറെ Time table ചെറിയ മാറ്റം ഉണ്ടല്ലോ Okay social exam ഒന്നും മാറീട്ടില്ലാന്ന് തോന്നുന്നു ഒരുപാട് Exam എന്തേയ്‌തിട്ടുണ്ട് നിങ്ങൾക്ക് മാറീട്ടുണ്ട് അപ്പൊ അതിൻറെ പുതിയ Time table ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ Youtube channel ൽ അതിൻറെ Video വന്നിട്ടുണ്ടാകും Okay So നോക്കു നിങ്ങള് Time table മാറീട്ടിണ്ട് ട്ടോ Okay ശരി അതിൻറെ Video വന്നിട്ടുണ്ട് ഒന്ന് Check യ്യ നിങ്ങളെ Class group കളിലൊക്കെ നിങ്ങളെ Teachers എന്തേയ്‌തിട്ടുണ്ടാവും അതിൻറെ കൃത്യമായിട്ടുള്ള പുതിയ Time table ഉം അയച്ചിട്ടുണ്ടാവണം ലെ Okay നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഈ ചോദ്യം നാല് Mark ൻറെ ചോദ്യമാണ് Exam ന് ഈ ചോദ്യം ചോദിക്കാതെ ഇന്ന് വരെ ഒര് Exam പോലും കടന്നുപോയിട്ടില്ല മക്കളെ കാരണം Quarterly half yearly ഇനി Annual exam ആണെങ്കിലും ഈ ചോദ്യമൊരു ചോദ്യമാണ് ഈ ചോദ്യമില്ലാതെ ഒന്നും കടന്നുപോയിട്ടില്ല ചോദ്യം ഇങ്ങനെയാണ് There are several pieces of evidence who the technological advancement of early humans ആദ്യകാല മനുഷ്യന്മാരെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മള് ഈ Area Palaeolithic എന്ന പറയാ ലെ Palaeolithic age അല്ലെങ്കിൽ പ്രാചീനശിലായുഗത്തിൽ ഇണ്ടായ Technological advancement സാങ്കേതിക വിദ്യ ലുണ്ടായ മാറ്റങ്ങളെന്തെല്ലാം അന്നത്തെ സാങ്കേതിക Technology എന്താന്ന് വെച്ചാല് അവരെന്താണ് ആദ്യ കാലഘട്ടങ്ങളില് എതെന്നാണ് മുമ്പ് പറയിലെ അഹ് പണ്ടത്തെ എന്തൊരു മാറ്റം പറയാ ഉം Okay അവരെ Technology ന്ന് വെച്ചാൽ അവരെന്തേയ്യുന്ന് പണ്ട് ലെ അവർക്ക് തീ ഇണ്ടാക്കാൻ അറില്ല അവര് രണ്ട് കല്ല് കൂട്ടി ഇടിച്ച് എന്തുണ്ടാക്കുന്നു തീ ഇണ്ടാക്കുന്നു Fire ഇണ്ടാക്കുന്നു നിങ്ങളിവിടെ Comment box ല് ഇണ്ടാക്കുന്ന Fire അല്ല അവര് അല്ലാതെ എന്തുണ്ടാക്കുന്നു കല്ലുകൾ ഉരസിക്കൊണ്ട് എന്തുണ്ടാക്കുന്നു Fire ഇണ്ടാക്കുന്നു അവര് കണ്ട് പിടിച്ച പുതിയ Technology യ ചോദ്യമിതാണ്

ഈ നാല് Point comment ചെയ്യാൻ പറ്റുവോ ഇത് പഠിച്ചാൽ നാല് Mark കിട്ടും മക്കളെ നാല് Mark ഇല്ലാതെ Exam ന് പോവരുത് നോക്കു നിങ്ങള് Stone statues were made കല്ല് കൊണ്ട് പ്രതിമകൾ ഇണ്ടാക്കി കൊർച് വെള്ളം കോണ്ടത്തെരാൻ പറ്റുവോ ബുദ്ധിമുട്ടാവില്ലല്ലോ Okay thankyou Pictures Pictures were drawn into bones and horns of animals and on caves and rocks അവര് ചിത്രങ്ങള് വരച്ചു എവിടെയാണ് കല്ലിൻറെ മോള് എല്ലിൻറെ മോള് ഗുഹകളിലെല്ലാം അവരെന്തേയ്‌തു നല്ല Pictures വരച്ചു നിങ്ങളൊക്കെ നല്ല Pictures വരക്കണ ആൾക്കാരണല്ലേ നിങ്ങള് School ലെ Bench ൻറെ മോള് പോയി നോക്ക് എന്തൊക്കെയാ കാണാൻ സാധിക്കാ എന്തൊക്കെയാ കാണാൻ സാധിക്കടോ നിങ്ങളെ Class ൻറെ Bench ൻറെ മോള് എന്താ എയ്തി വെച്ചത് നിങ്ങളെ Gang പേര് ലെ Gang മായി വന്നവൻ Gangster അവൻ ഒറ്റക്കായിരുന്നു Monster എന്നൊക്കെ നിങ്ങള് എഴുതി വെക്കാറില്ലേ അതൊന്നു അല്ല പിന്നെ നിങ്ങള് Team ൻറെ പേര് ലെ Sir മാരിൻറെ Sir മാരെ പേര്ല് അതിൻറെ പേരൊക്കെ എഴുതിവെക്കുന്ന മഹാന്മരില്ലെ ചുവരുകളിലൊക്കെ നിങ്ങള് ചിത്രം വരച്ച് Class നിങ്ങള് വൃത്തികേടാക്കൂലെ ഈ Worldcup ൻറെ സമയത്തൊക്കെ Class room കളില് പോയാല് മെസ്സിയും റൊണാൾഡോയും അതുപോലെതന്നെ നെയ്‌മറും ലെ എംബപ്പേയൊക്കെ ഇങ്ങനെ തകർത്ത് ആടിക്കൊണ്ടിരിക്കും Class മുഴുവൻ നിങ്ങള് വരച്ച് വെച്ചിട്ടുണ്ടാവും ലെ